മരണ ഏർ വയസ് വരെ കൊറഞ്ഞ് കൊറഞ്ഞ് വെരുന്നെയാ അത് പണ്ടുള്ള ആൾക്കാര് എൺപതും ഏഴുപതും ഏർ തൊണ്ണൂറും വയസ്സില്ലെടുത്തുന്നാണെങ്കില് ഈ കാലത്തെ ആൾക്കാര് എഴുപതും അറുപതും വയസ്സിലൊക്കെ മരിച്ച് പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തുകയാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ വരെ

ഏറ്റവും ആഹ് എന്നാണ് പല രാജ്യങ്ങളും പല നാടുകളിലും പ പ്രത്യേകിച്ച് നമ്മളെ നാടുകളിലെല്ലാം ഏറ്റവും കുറവ് സംസാരിക്കുന്നത് ഈ ആരോഗ്യത്തിന കുറിച്ചിട്ടാണ് അതായത് ഒര് പ്പൊ ശ്രമിക്കുന്നുണ്ട് ആൾക്കാര് ശ്രമിക്കുന്നുണ്ട് ഏത് പറയാ ഈ സർക്കാർകളാണെങ്കിലും ഇതിലൊക്കെ ആരോഗ്യത്തെ കുറിച്ച് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും പൊതുജനങ്ങൾക്കിടയിൽ സംസാരം വരണം അത് ഇവിടെ നടക്കുന്നില്ല ഈ പല program കൾക്കും നീ ഇപ്പൊ പറഞ്ഞ പോൽ തന്നെ programs ഇല് ഒക്കെ നടക്കുന്നുണ്ട് എന്ന പിന്നെ ആൾക്കാര് എങ്ങോട്ടു പോന്നില്ല ഒ ഒന്നിക്കിൽ ആൾക്കാര് പോന്നില്ല ഇപ്പം പൊ പോയവർക്ക് അത് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു പ്രശ്നം പിന്നെ ഞാൻ കണ്ടത് പോ ഏർ ഈ എന്താ പറയാ ഏർ ആരോഗ്യം നശിപ്പിക്കുന്ന ഉം ഏർ പല വഴി ഇപ്പൊ cigarette വലിച്ച് കള്ള് കുടിച്ചിട്ടാണ് cigarette വലിക്കുന്നത് ഞാൻ കണ്ടെ ഇപ്പഴത്തെ ഒരു പുതിയ generation ല് അതൊരു fashion നാണ് അത് ഏർ cigarette വലിച്ചാൻ ഞാൻ ഏർ കൊറച്ച് നല്ല ഏർ എന്താ പറയാ ഭയങ്കരനാണ് ഞാൻ കൊറച്ചും കൂടി powerful ആന്ന് തോന്നുന്നൊര് ഗമഷാണ് ഇപ്പൊ ഉള്ളെ അപ്പൊ ഇത് school കുട്ടികളും വരെ ഈ cigarette കൾ അഹ് ഒന്നന്നര പല വലിയ വലിയ മാരകമായ drugs ൽ എല്ലാം ഏർ എന്തറിയ അടിമപ്പെട്ടു കൊണ്ടിരിക്കുന്ന time ആണ് അപ്പൊ അത് ഈ ഏറ്റവും പ്രധാന പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നംന്ന് പറഞ്ഞ് കഴിഞ്ഞയുമ്പൊ ഈ

അത് നീ പറഞ്ഞത് സത്യാ ഇന്നത്തെ ഒരു സമയത്ത് ഇഷ്ട്ടംപോലെ ആൾക്കാര് ഇതേപോലെ ഏർ നിന്നെ ഞാന് എന്തോ ചെയ്താൽ വലിയ ആളാവും അല്ലെങ്കിൽ ഇതിൽ എനിക്ക് എന്തോ വലിയ കാര്യം കിട്ടാനുണ്ട് എന്നുള്ള രീതിയില് ഇത് ഉപയോഗിച്ച് പോണ ആൾക്കാരിണ്ട് പക്ഷെ എൻ്റെ എൻ്റെ ഒരു കാഴ്ച്ചപ്പാട് വെച്ച് ഇതിനെല്ലാം കാരണം നമ്മുടെ soceity തന്നെയാണ് നമ്മക്ക് ഇത് ഇപ്പൊ ഒരു ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തി എന്തായാലും അതുവലിച്ച ഞാൻ അടിപൊളി ആകുംന്ന് വിചാരിച്ച് അത് ഉപയോഗിച്ച് നോക്കൂലല്ലോ ഇത് നമ്മടെ കൂട്ടുകാര് നമ്മടെ ബാക്കിയുള്ള ബന്ധങ്ങള് അങ്ങനെ ആൾക്കാരെ കണ്ട് നമ്മള് അങ്ങനെ ആവാം പിന്നെ വേറെ ഒരു രീതി കാണുന്നത് cinema പിന്നെ നീ പറയുന്നത് പോലെ reels ഒക്കെ കണ്ട് ഇതിലൊക്കെ പണ്ട് പണ്ടൊക്കെ പറഞ്ഞ നമ്മുക്ക് ഈ മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളില്ക്കൂടെ ഒക്കെ നമുക്ക് പറഞ്ഞ് തരുന്നത് ഒര് തെറ്റ് തെറ്റായിട്ട് തന്നെ പറഞ്ഞ് തരും നിങ്ങളിത് ചെയ്താൽ നിങ്ങക്ക് വരുന്ന ദോഷം എന്താന്നുള്ളത് അവര് കൃത്യമായിട്ട് പറഞ്ഞ് തരും പക്ഷെ ഇന്നങ്ങനെ അല്ല ഇന്ന് ഒരു വ്യക്തിക്ക് തോന്നുന്ന എന്തും post ചെയ്യുന്ന ഒരു അവസ്ഥ ആയത് കൊണ്ട് അവന് അത് ഒരു ഇപ്പം ഒരു cigarette വലിക്കുന്ന കാര്യാണെങ്കിൽ അത്

അവന് അടിപൊളി ആയി നിക്കുന്നു ഇങ്ങനത്തെ ഒരു ഏർ ഒരു കാര്യങ്ങളാണ് നമ്മടെ എല്ലാരും കണ്ട് വരുന്നത് അപ്പൊ ഇത് കണ്ട് വരുന്നവർക്കാണ് ശരിക്കും ഏർ ഇത് ഇതിലേക്ക് വരാൻ കൂടുതൽ ആൾക്കാരും പ്രചോദിപ്പിക്കുന്നത്

അപ്പൊ ഇതൊക്ക ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു നമ്മള് ആരും ഇതിനൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്നല്ല നമ്മളെ ആരോഗ്യ വകുപ്പും ഏർ നമ്മുടെ സർക്കാറൊക്കെ ഇതിനെ ഇതിനെ പ്രതിരോധിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന് ഇപ്പം

ചില്ലറ ആയിട്ട് വാങ്ങി വലിച്ചോണ്ട് ഇരുന്ന ആൾക്കാര് പിന്നെ മൊത്തം pack വാങ്ങീട്ട് വലിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ശരിക്കും അർത്ഥവത്തായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം ഇതിനൊക്കെ വേണ്ടി ചെയ്ത് കൊടുക്കുവാണെങ്കില് നമ്മടെ ആരോഗ്യവും ഒരുപാട് മെച്ചപ്പെടും ഇപ്പം നീ പറഞ്ഞപോലെ പണ്ട് കാലത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പണ്ട് കാലത്ത് എല്ലാവർക്കും ഒരു ബോധം ഉണ്ട് ഇപ്പം ഒരാളുടെ അടുത്ത് പോവാണെങ്കില് അയാള് അതാ പറഞ്ഞ് തെരുവ ഇത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുക്ക് എന്താ ദോഷംന്നുള്ളത് പറഞ്ഞ് തരുല നമ്മള് അങ്ങനത്തെ കാര്യങ്ങള് നമ്മള് share ചെയ്യരുത് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഇന്ന് നമ്മള് കാണുന്ന പലതും തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കും ഇല്ല നമ്മക്ക് ആരോഗ്യം പോവാനുള്ള ഒരു main കാരണം അത് തന്നെ നമ്മക്ക് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തിരിച്ച് അറിയാനുള്ള ബോധം ഇല്ല അതാണ് നമ്മള് നമ്മടെ physical health നെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഈ പറഞ്ഞത്. ഇതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് പറയാൻ ഉണ്ടോ നമ്മടെ ഏർ ആര്യോഗത്തിന് ബാധിക്കുന്നെ?

ഒരു subject ആയിട്ട് health ന്നുള്ള ഒരു main subject ആയിട്ട് തന്നെ തുടങ്ങി ഏർ ഇത് അല്ലാണ്ട് ഒരിക്കലും ഇത് ശരി ആവൂല കാരണം ഒര് എന്താ പറയാ ഏർ കുറച്ച് ഒരു ഏർ ബോധല്ലു വന്ന് ഒരു പത്തു പതിനഞ്ചു ഇരുപത് വയസെല്ലാം ആകുമ്പോത്തേക്ക് ആണീ കാര്യം ഈ ഏർ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊന്നും ഈ cinema യിൽ എഴുതി കൊകാണിച്ചോണ്ടോ അല്ലെങ്കിൽ പുറത്തുന്ന് ഒരാൾ വന്ന് ഏർ പറഞ്ഞോണ്ടോ ആരും നന്നാവാനും ആവില്ല അല്ല ഇത് ഉപേക്ഷിക്കാനും പോന്നില്ല പക്ഷേങ്കിൽ ചെറുപ്പം മുതലേ ഇത് മോശമാണ് നമ്മക്ക് ഏർ നല്ല രീതില് എന്താ പറയാ നല്ല രീതില് വേറെ സംഭവം ഇണ്ട് അതായെ നമക്ക് ആര്യോഗത്തിന് നല്ലതര തരത്തിലുള്ള സംഭവം അതായത് ഈ ഇത് ഈ cigarette വലിക്കുന്നതും കള്ള് കുടിക്കുന്നതും മറ്റു എന്താ പറയാ drugs എല്ലാം ഉപയോഗിക്കുന്നതും അതും ഒരു തരത്തിലും powerful അല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് മ ഏർ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഒരിക്കലും നല്ലതാവൂല എന്നുള്ള ബോധം ത് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ വരും പക്ഷേല് ഏറ്റവും പ്രധാന പ്രശ്നം പെട്ട പ്രശ്നംന്ന് പറയുമ്പോ അഹ് നമ്മടെ ഈ school കൾ തന്നെയാണ് എന്താ പറയാ പല കുട്ടികളും ഇത് ഏത് ഉപയോഗിച്ച് തുടങ്ങുന്നത് അതിന് വേറെ പ്രധാനപ്പെട്ട കാര്യംന്ന് പറയുമ്പോ കുട്ടികൾക്ക് ഈ ഉം ഏതാ പറയാ entertainment enjoy ചെയ്യാൻ വേറെ പല കാര്യങ്ങളിലും നമ്മള് ഉൾക്കൊള്ളുക ആ ഒര് ഏർ ആ ഒര് വേറെ കാര്യങ്ങൾക്കും വേണം അതായത് കുട്ടികൾ എപ്പോഴും കുട്ടികൾ എന്നല്ല ഏതൊരാൾക്കും മനുഷ്യന്മാർക്ക് entertainment ആവശ്യമാണ് അപ്പൊ ആ time ന് എന്തിനെക്കെങ്കിലും പോകുമ്പോ ഈ കൊതേറിയ ഏർ നമ്മടെ നമ്മടെ നാട്ടില് ഏർ എന്താ പറയാ ഏർ ഒരു free period കിട്ടുമ്പോ ഏർ ത് കളിക്കാൻ പോട്ടേന്ന് ഒരു ഒരു കുട്ടി ചോദിച്ചാൽ കളിക്കണ്ട ആ time ൽ വേറെ ഇരുന്ന് പഠിക്ക് പറയുന്ന സംമ്പ്രതായാ നമ്മളില് ഇവിടെ ഒരു തരത്തിനും പോവാതെ sports നോ ഒരു games ഓ ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല അതെല്ലാം സത്യം പറഞ്ഞാല് അത്രയും കുട്ടികള് health health ന് ഉപകരിപ്പിക്കുന്നെ health ന് അത്രയും ഗുണം ചെയ്യുന്ന ഒരു സംഭവാ പക്ഷെ അത് അത് ഇവിടെ ആർക്കും വേണ്ട അത് സംഭവം പഠിക്ക് പഠിക്ക് പഠിക്കിന് പറഞ്ഞ് പറഞ്ഞ് അത് pressure കേറ്റിയാണ് പല കുട്ടികൾ അനക്ക് അറീന്ന എത്രയോ കുട്ടികൾ pressure കാരണം ഈ പറയുന്ന എന്താറയാ എന്തറയാ ഏർ മദ്ധ്യം കുടിച്ചാൽ അത് ന്ന പറയ pressure കൊറക്കാൻ പറ്റും അല്ലേൽ cigarette വലിച്ചാ pressure കുറക്കാൻ പറ്റുംന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള education കിട്ടാത്തയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ക് കൃത്യായിട്ടും എനിക്ക് മാത്രമല്ല നമ്മളെ education system ത്തിന്റെ ഒരു പ്രശ്നവും കൂടി ഇണ്ട് അതില് അപ്പൊ ഈ health നമ്മള് ചെറുപ്പം മുതലേ ശീലിപ്പിച്ച് വന്നാലേ അത് പിന്നെയും തുടർന്ന് കൊണ്ടിരിക്ക അല്ലാണ്ട് പെട്ടെന്നൊരു എന്താ പറയാ ഇരുവയസില് ഇപ്പൊ ഈ ഇപ്പൊ ഈ

ആ routine ഒക്കെ വരാനോ പോന്നില്ല പക്ഷെ ഈ ചെറുപ്പം മുതലേ പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കി ഇപ്പൊ ആൾക്കാരന്നെ എന്നാ അത് ശരിയാക്കണെങ്കി തന്നെ കൊറേ time എടുക്കും അപ്പൊ അതിന് ഇവര് എന്താ പറയാ സർക്കാർ ആണെങ്കിലും അഹ് ന്നറയാ നമ്മളെ ഏർ കൂടെ ഉള്ള friends ആണെങ്കിലും അതിന് അവരെ help എയ്യണം അതാണെന്റെ ഒരിത് പിന്ന നമ്മടെ അഹ് physical health മാത്രമല്ല mental health ഉ ഒരു പ്രധാനപ്പെട്ട വിഷയാണ് നമ്മളെ ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് mental health പ്രത്യേകിച്ച് നമ്മള് lock down ല് കഴിഞ്ഞ ശേഷം

ശാരീരിക ആരോഗ്യത്തിന് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ മാനസിക ആരോഗ്യംന്ന് ആൾക്കാര് മനസ്സിലാക്കി വരുന്ന സ സമയാണ് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പാണ് കുറച്ചും കൂടി psychologist psychiatrist ന്റെ എല്ലാം വില ആൾക്കാർക്ക് മനസ്സിലാവുന്നതന്നെ അപ്പൊ ഇൻ നിന്റെ ഈ പറയുന്ന ഈ mental health ഇപ്പൊ ഇനിയും പ്രചോ അതായത് ഇനിയും ഇതിന്റെ എന്തറയാ സംസാരം അല്ലെങ്കിൽ ആൾക്കാര് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണോ വേണ്ടയോ എന്താ നിന്റെ അഭിപ്രായം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെ നമ്മള് നീ ആദ്യം പറഞ്ഞത് പോലെ പണ്ട് കാലത്ത് നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ ഇന്നങ്ങനെ അല്ല ഇന്ന് ഒരു വ്യക്തിയുടെ മനസ്സ് അസ്വസ്ഥമാവാൻ കാരണം ഒരുപാടാ ഒരു ചെറിയ കാരണം കിട്ടിയാൽ പോലും ഒര് ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമായിപോകും അപ്പൊ ഇതിനൊക്കെ ഒരു doctor എ അല്ലെങ്കിൽ ഒരു മനശാസ്ത്രജ്ഞനെ കാണുക പറയുമ്പോ അത് ഒരു തമാശ ആയിട്ട് അല്ലെങ്കിൽ അത് എന്തോ ഒരു തെറ്റുപോലെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് മാനസിക ആരോഗ്യം ഏർ അതിനെ കുറിച്ച് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് class ആയിട്ട് കേക്ക് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്ക് ബാക്കി ഉള്ളവർക്ക് പറഞ്ഞ് കൊടുത്ത് ഒരു പരിഹാരം കണ്ട് പിടിക്ക എന്നുള്ളത് അത്യാവശ്യം ഉള്ള കാര്യം തന്നെയാ ഒരു ഏർ നമ്മളിപ്പോ ദിവസേന കാണുന്ന ഒരു reel അത് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ല ആഹ്ളാദം തരുന്ന ഒരു reel ആണെങ്കില് നമ്മൾ സന്തോഷിക്കും പക്ഷെ അതെ സമയം ഒരു ഒരു depression ഏർ അനുഭവം തരുന്ന ഒരു reel ആണെങ്കില് നമ്മള് അതിനെ കുറിച്ച് അലോയ്‌ക്കും എന്നിട്ട് നമ്മള് ആ ഒരു കാര്യം നമ്മടെ ജീവിതവുമായിട്ട് relate എയ്തിട്ട് നമ്മളിങ്ങനെ അലോയിച്ച് നമ്മള് വിഷമിക്കാൻ തുടങ്ങും അപ്പൊ ഏർ മാനസിക ആരോഗ്യം ഇപ്പൊ ഈ ഒരു

ഏർ നമ്മളെ ഇഷ്ടംപോലെ നമുക്ക് സൗജന്യമായിട്ട് class ഉകളും കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ട് നമ്മള് അതൊന്നും ശ്രദ്ധിക്കാണ്ട് പോകുന്നുണ്ട് അപ്പം ഏർ ഒരു class കൊണ്ട് മാത്രം ഒരാൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവ് ഇണ്ടാവും എനിക്ക് തോന്നിന്നില്ല മൊത്തത്തില് നമ്മള് എല്ലാ തരത്തിലും നമ്മൾ സമൂഹമായാലും നമ്മളെ social media പോലത്തെ കാര്യങ്ങളായാലും cinema കളിലൂടെ ആയാലും പിന്നെ class കൾ കാര്യങ്ങള് പിന്നെ നമ്മളെ family ൽ തന്നെ ഇതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവണം ഇപ്പൊ ഒര് ഒര് കുട്ടി വളർന്ന് വരുമ്പോ അവൻ്റെ മാനസിക ആരോഗ്യത്തിന് നല്ലതായിട്ട് ചെയ്ത് കൊടുക്കണ്ട കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം അതിന് അതിനൊക്കെ ഏർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു തന്നെ എനിക്ക് പറയാനുള്ളെ നിനക്കെന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളെ അതാണ് നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നീ ആദ്യം പറഞ്ഞ പറഞ്ഞില്ലേ

ആ ഒരു എന്താ പറയാ ആ ഒരു പ്രശ്നം ഈ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട് അതായത് അതിന് പുറമെ ആയി പ്രാന്താണ് പറയുന്നതിന് പുറമെ അവന് മനസികമായിട്ട് പ്രശ്നമുണ്ട് അത്കൊണ്ടല്ല ഈ psychiatrist ന്റെടുക്കെ പോന്നവര് അത് മാനസികമായിട്ട് എന്താ പറയാ പ്രശ്നമുള്ളവര് മാത്രവു അല്ല അത് പല അത് തെറ്റിദ്ധാരണ എല്ലാർക്കും ഇണ്ട് നമക്ക് നമക്ക് ഒരു ഏർ ഒരു ഏർ തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കി നമ്മളെ തീരുമാനം നമ്മള് നമ്മളിലൂടെ എടുപ്പിക്കാൻ പറ്റുന്ന ഒരാളുംകൂടിയ ഏർ ഒരു psychiatrist അത് നമുക്ക് അവരോട് നമുക് opinion നമുക്ക് നമ്മളെ അഭിപ്രായങ്ങൾ ചോദിക്കാം അപ്പം അപ്പൊ സത്യം പറഞ്ഞാല് ഇതൊരു എന്താ പറയാ ഒര് ഏർ normalise ചെയ്യണം ന്നാ ഞാൻ പറയുന്നെ അതായത് നമ്മള് ഈ ഒരു ഏർ psychiatrist ന്റെ അടുക്ക പോകാന്നുള്ളതിനെ ഒരു കാര്യം നമ്മള് എപ്പോളും ഒരു ജലദോഷം വന്നാല് ഒരു പനി വന്നാല് ഒരു doctor അടുക്ക പോന്ന പോലത്തന്നെ നമുക്ക് ചെറിയ ഒരു വിഷമം വന്നാല് ഇത് വന്നാല് നമുക്ക് ഒരു psychiatrist നെ പോകാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് പറ്റണം എന്നാലെ ഈ സമൂഹത്തില് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ change വരും ഏർ മാറ്റങ്ങൾ വരും കാരണം ആൾക്കാർക്ക് അഹ് അങ്ങനെ ആകുമ്പോ ഈ പറയുന്ന ഒരു ഏർ അതായത് അങ്ങനെ ആകുമ്പോ ഒര് ഒരാൾക്ക് depressed ആയിന്നെങ്കില് ഏർ തുറന്ന് അഹ് അഹ് പറയാ അത് വീട്ടുകാരോടാണെങ്കിലും friends നോടായാലും തൊറന്ന് പറയാ അനക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് അപ്പൊ അനക്ക് ഒരു doctor എ കാണണം എന്നുള്ള ഏർ പറയം പറയാൻ പറ്റുന്ന സാഹചര്യത്തെണം ഇപ്പൊ പക്ഷെ ഈ അങ്ങനെ അല്ല ഇപ്പൊ അനക്ക് ഒരു പ്രശ്നം ഉണ്ട് അങ്ങനെ doctor കാണുന്നവരെ അപ്പാടെമേ ആൾക്കാര് പറയും ആ ഇവന് പ്രാന്താണ് ഇവന് ഓ ഇവന്റെ കാര്യം പോക്കാന്നുള്ള ഒരു സംസാരത്തിലേക്ക് എത്തുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഉള്ളെ അത് അതില് ഇപ്പം ഇത് ഒ ഉം ഒര് രാത്രി വെളുക്കുമ്പോത്തേക്കൊന്നും ഇതൊന്നും മാറുന്ന പ്രശ്നമല്ല

എത്രത്തോളം ഭീഗരമാണ് ഈ ഒരു എന്താ പറയാ ഏർ നമ്മളെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങള്ന്ന് മനസിലാക്കുന്നെ ഈ ഒരു time നാണ് അപ്പ ഇപ്പൊ ആണ് കൊറച്ച് ആഹ് നമ്മളെ നാട്ടിലൊക്കെ psychiatrist ന്റെയും psychologist കളുടെ എണ്ണം കൂടി വരുന്നതും ആൾക്കാരൊക്കെ പോവാൻ തുടങ്ങുന്നതൊക്കെ ഇപ്പാണ് അപ്പൊ എന്താ പറയാ ഈ cinema കളിലാണെങ്കില് നമ്മള് ഇപ്പൊ ഏർ cinema കളിലാണെങ്കില് ഇലൊക്കെ ആണെങ്കില് ഇപ്പൊ അഹ് ഇപ്പോലെ main അതായതൊരു പ്രധാനപ്പെട്ടൊരു വിഷയം ആയിട്ട് ഈ ഒരു നമ്മളെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എടുക്കുന്നുണ്ട് അതായത് അഹ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഏർ എന്താ പറയാ ഏർ ആൾക്കാര് ഇങ്ങനെ കാണണംന്നുള്ളൂ പിന്ന doctor മാര് എല്ലം കാണിക്കുന്ന ഇപ്പൊ അങ്ങനെ കണ്ട് കണ്ട് ആൾക്കാര് അതിലൂടെ കണ്ടിട്ടും ആൾക്കാര് പ പരക്കെ സംസാരിച്ചിട്ട് മെല്ലെ പതിയെ പതിയെ ഇതൊരു normal ആയിട്ട് അതായത് നമ്മളെ സാധാരണ നമ്മള് ഇത്രേം കാലം കണ്ട് വന്ന പോലെ തന്നെ ഒരു ജലദോഷം വന്നാൽ doctor അടുക്ക പോലുന്ന പോൽതന്നെ അപ്പൊ മാനസിക ആരോഗ്യത്തിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാല് doctor റെ ഒക്കെ കാണാന്നുള്ള സാഹചര്യം എത്തും അതാണ് ഇനി വേണ്ടത് അതായത് ഏർ നമ്മടെ ആഹ് ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ school കളിൽ ഈ നമ്മുക്ക് ഈ ഇതിന്റെ class കൾ തുടങ്ങുന്നതാല്ല അതായത് subject ആയി തുടങ്ങുണ് അതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ

ശരിയാ കാരണം ഏർ നമ്മടെ school കളിൽ ഇതൊരു വിഷയമായിട്ട് പഠിക്കുക അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം വരുമ്പൊ എങ്ങനെ ആണെങ്കിലും ഏർ ആൾക്കാര് അത് ചിന്തിക്കും എന്നിനാണെങ്കിലും ഒരു വരുന്ന തലമുറ അവരുടെ ഉം ഏർ എല്ലാ കാഴ്ച്ചപ്പാടും മാറുന്നത് അവരുടെ ഒരു പഠനകാലത്ത് അല്ലെങ്കിൽ അവരാ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ അവർ കൂടെ പഠിക്കുന്ന ആൾക്കാരുമായിട്ട് ഇത് discuss എയ്ത് അവരുടെ ചിന്താഗതിയുമായിട്ട് ഒത്ത് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പഴാണ്

അതൊരു നല്ല ആശയം തന്നെ ആയിരിക്കും ആശ ആശയം ആയിട്ട് തന്നെയാ എനിക്ക് തോന്നുന്നേ പിന്നെ ഏർ ബാക്കി വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അതില് കുറച്ചുംകൂടി പ്രാധാന്യം ഉള്ളത് ഈ പറയുന്ന നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഇതിനെ കുറിച്ച് അറിഞ്ഞ് പോവാന്നുള്ളതാ ഏർ പിന്നെ നമ്മുക്ക് ഇതുപോലെകുറേ കാര്യങ്ങള് ഏർ already നടക്കുന്നുണ്ട് ചെറി ചെറിയ ചെറിയ രീതിയിൽ ആണെങ്കിലും ഒരു subject wise അല്ലെങ്കിൽ കൂടുതൽ ഏർ നമ്മള് class ലൊക്കെ അത് importance കൊടുത്ത് ചെയ്യിപ്പിക്കുന്നില്ലാന്നൊള്ളു ഇപ്പൊ നമ്മള് ഒരു ആരോഗ്യ വകുപ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊടുത്താലും ആരും അത് mind ആകാത്ത ഒരു അവസ്ഥയ അപ്പൊ ഒരു ഒരു എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടെങ്കില് ഇതിനൊരു മാറ്റം ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഒക്കെ വച്ച് പറയാണെങ്കില് ഈ സമൂഹത്തില് ഇതിന് ഇതിനുള്ള ഏർ ഈ influence എന്താന്ന് എന്നാണ് എന്റൊരു തോന്നല് ഏർ ഞാൻ കണ്ടതില് ഇപ്പൊ നമ്മുടെ പുതിയ generation കുറച്ചെങ്കിലും ഇതിനെ കുറിച്ച് ബോധം ഉണ്ട് അതായത് ഇപ്പൊ ഉള്ളെ ഏർ പറയാ ഒരു ഏർ യുവാക്കള്‍ക്ക് അവര് പ്രധാനപ്പെട്ട അനക്ക് ഞാൻ കണ്ടതിൽ കൂടുതലും ഇപ്പൊ ഏർ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ച് ഇതിനെ കുറിച്ച് ആ ഇതൊരു പ്രശ്നമാണ് ഇതിനെ കുറിച്ച് ഏർ ഇത് നമ്മള് എന്താ പറയാം നോക്കേണ്ട ഒരു കാര്യമാന്ന് മനസ്സിലാക്കുന്ന യുവാക്കൾ കുറച്ചിണ്ട് ഇതിൽ കൂടുതൽ ഇത് എതിർക്കുന്നത് ഞാൻ കണ്ടതില് ഏർ പ ഏർ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കാരണം ഒന്നാമത് അവരുടെ കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അവരുടെ കാലത്ത് ഈ എതറിയാ മാനസികമായി പ്രശ്നങ്ങൾ ഇല്ല ഇല്ലാന്നല്ല അതിന് കുറിച്ച് ചർച്ച ഉണ്ടായില്ല അപ്പൊ അവര് അതിനെ ഏർ അതിനെ കുറിച്ച് പ്രതികരിച്ച രീതി അന്ന് അതിനെ കുറിച്ച് അതെങ്ങനാ ആയിനെ handle എയ്ത രീതിയും വേറെയാ അത് അന്ന് അവര് എന്നറിയ അതെല്ലാം പുതുക്കി പിടിച്ച് ഏർ ഏർ കൂടെ കൊണ്ടോയി അതുപോലെ തന്നെ എല്ലാ പല അഹ് പല ആൾക്കാർ ആത്മഹത്യ ചെയ്ത് ഇപ്പൊ ആത്മഹത്യ കുറവ്ന്നല്ല എന്നാലും അന്ന് അത്ര ആൾക്കാര് അവര് കണ്ട ഉം അവർക്ക് അഹ് അറിയാവുന്ന ആക കാരണങ്ങൾ ഇതാ പക്ഷെ ഇന്നത്തെ ജ ജനങ്ങൾക്ക് ആത്മഹത്യ അല്ല വഴി അതിനും വേറെയും വഴികൾ ഉണ്ടെന്ന് ഇന്നത്തെ ജനങ്ങളത് മനസ്സിലാക്കിയത് അപ്പൊ

ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇത് handle ചെയ്യാവുന്നതേ ഉള്ളുന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ പക്ഷെ പണ്ടത്തെ ഇപ്പത്തെ ആൾക്കാരാണിത് ഏർ പറയാ അങ്ങനെ ഇപ്പൊ അമ്മക്ക് ഒതുക്കി പിടിക്കേണ്ട ആവശ്യമില്ല ഇത് doctor എ കണ്ട് ഒര് ജലദോഷവും പനിയും മാറുന്ന പോലെത്തന്നെ മാറ്റാൻ പറ്റുന്നൊരു ഇതും പ്രശ്നം മാത്രേയുള്ളു മനസ്സിലാക്കുന്ന ഇപ്പത്തെ സമൂഹം അങ് അങ്ങനെ നോക്കുന്നണേൽ ഇപ്പത്തെ സ ഏർ സമൂഹത്തില് യുവാക്കള്‍ കുറച്ചെങ്കിലും മാറി മാറി വരുന്നുണ്ട് ഇനി ഇനി നമ്മള് നോക്കണ്ടത് ഇനി അവര് ഏർ ഇപ്പൊ ഇനി വരുന്ന ഇനി ഇപ്പൊ ചെറിയ school കളിലെല്ലം പഠിക്കുന്ന കുട്ടികളെയാണ് കാരണം അവര് അവർക്ക് ഇ ഇപ്പളെ നമ്മള് ചെറി ഒര് എന്താ പറയാ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് വിദ്യാഭ്യാസം കൊടുത്താല് ഈ mental health ന് കുറച്ചിട്ടും physical health നെ കുറിച്ചും മാനസിക ശാരീരികമായുള്ള എല്ലാ നമ്മളെ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് ഏർ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിനെ കുറിച്ചിട്ടും ഒര് ഏർ അടിസ്ഥാനമായിട്ടുള്ള ഒര് വിദ്യാഭ്യാസം കൊടുത്താല് അവര് വളർന്ന് വരുമ്പോത്തേക്കും അവര് കൃത്യമായിട്ട് ഒര് കാഴ്ച്ചപ്പാട്‌ ഉണ്ടാകും അപ്പൊ അങ്ങനെ ആവുമ്പൊ ഏർ കുറച്ചൊരു ഒര് അഞ്ചു പത്തു അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോത്തേക്ക് നല്ലൊരു സമൂഹത്തെ അതായത്

ഏർ ടെ ചെറിയ class കളില് അതായത് ചെറിയ കുട്ടികളിലാണ് ഇപ്പൊ തുടങ്ങ അയിന് നമ്മുടെ ഈ ഭാവിന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് അത് ഇപ്പൊ ഉള്ളവര് കൂടുതലും ഒര് ആദ്യമേ അവരുടെ ഉം മനസ്സിലും fix എയ്ത് അതായത് ഈ ഒരു കാര്യത്തില് നമ്മള് വിശ്വസിക്കുന്ന ഇതാണ് അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവരെ നമ്മുക്ക് മാറ്റി എടുക്കാംന്ന് പറയുമ്പൊ കഷ്ട്ടാണ് പക്ഷെ കുട്ടികളെല്ലാം മാറ്റിയാൽ എളുപ്പാണ് ആ കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ട് ശരിയായി ഉള്ള എന്താ പറയാ വിദ്യാഭ്യാസം കൊടുത്താ അവരെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മള് ഏർ മാനസിക രോഗ്യത്തിന കുറിച്ച് ഇതാണ് അനക്ക് പറയാനില്ലേ പ്പൊ ഇനീപ്പൊ എന്നാ പറയാ നിനക്ക് എന്താ ഇത് ഇതീ കുട്ടികളെ കുറിച്ചിട്ടിങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ച് നിനക്ക് നിന്റെ അഭിപ്രായം എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നമ്മള് നമ്മൾ വളർന്ന് വരുന്ന തലമുറ ആണല്ലോ കുട്ടികള് അപ്പം നമ്മളെ ഇനി ഭാവിയിൽ ഉള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ ഏർ ഈ ഈ മാനസികാരോഗ്യത്തിന് കുറിച്ച് ശരീര ആരോഗ്യത്തിനെ കുറിച്ച് ഒക്കെ ഉള്ളെ അവരുടെ ഒരു ചിന്താഗതി മാറാണെങ്കില് നമ്മളെ കുട്ടികളെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തില് ഇതിനെ കുറിച്ച് പറഞ്ഞ് ഇതിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടോന്നത് ഏർ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാ അതിന് ഉം അതിനുള്ള മുൻ കൈ എടുക്കണ്ട സമയം അതിക്രമിച്ചു അത് അങ്ങനെതന്നെ പറയണം കാരണം ഏർ ഇത് ഏതോ കുറേ കാലം മുമ്പേ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പ്രശ്നാണ് ആത്മഹത്യകൾ പോലെത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അതിനൊക്കെ അതൊക്കെ ഏർ ഒര് ഇപ്പൊ ഒരു നല്ല ബുദ്ധിയും വിവരവുമുള്ള കുട്ടി നമ്മുക്ക് പറയണെങ്കില് അവന് ഇതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം അപ്പൊ ഒരാൾക്ക് ചെലപ്പോ അത് അവൻ തന്നെ ആലോയിച്ച് ചിന്തിച്ച് എടുക്കണംന്നില്ല ചിലപ്പോ തെറ്റായ ചിന്തകള് ആലോചിച്ച് എടുക്കാനുള്ള സാദ്ധ്യത കൂടുതലാ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഒരു കാര്യം പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവരുവാണെങ്കില് അത് അവരുടെ ചിന്താഗതി മാറ്റാൻ എന്തെങ്കിലും ഒരു ഉപകാരിക്കയുള്ളു ഇപ്പം നമ്മളൊരു ഒരു കൂട്ടായിമയിൽ നമ്മൾ കുറേ ആൾക്കാർക്ക് പറഞ്ഞ് കൊടുക്കുവാണെങ്കില് അവരു വഴി അത് വേറെ ആൾക്കാരിൽ എത്തും അങ്ങനെ ഒരു സമൂഹം സമൂഹം വഴി രാജ്യം അങ്ങനെ ലോകം

ഏർ ഒര് വ്യക്തിനോട് കുറേ നേരം സംസാരിക്കുമ്പൊ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുംന്ന് നമ്മൾ പറയാറില്ലേ അപ്പൊ ഈ പറയുന്ന വ്യക്തി നമ്മൾ പറയുന്ന വ്യക്തി നമ്മൾ ഒരു കാര്യം പറയുമ്പോ അതിന് negative ആയിട്ട് നമ്മക്ക് ഇഷ്ടല്ല്യാത്ത രീതീല് മറുപടി പറയാണെങ്കില് അല്ലെങ്കില് നമ്മളൊരു പ്രശ്നം പറയുമ്പൊ അതിന് തെറ്റായ ഒരു ഏർ ഒരു കാര്യം നമ്മക്ക് ഒരു ഏർ solution അയാള് പറഞ്ഞ് തരുവാണെങ്കില് അത് വളരേ വലിയ mistake ആ അപ്പം എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു basic knowledge ഉണ്ടാവാന്ന് പറയുന്നത് ഇപ്പൊ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യ അത് ഈ പറഞ്ഞ പോലെ കുട്ടികളിന്ന് തുടങ്ങുവാണെങ്കി അത്രയും നല്ലത് ന്നാ എനിക്ക് പറയാനുള്ളെ അങ്ങനെയാണ് എനിക്ക് മാനസികാന് ആരോഗ്യത്തിനെ കുറിച്ച് പറയാനുള്ളെ അപ്പം

എനിക്ക് happiness ഉണ്ട് ഞാന് ഏതായാലും ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന ശരി എന്ന നിന്നോട് അടുത്ത ദിവസം കാണാം അപ്പൊ അടുത്ത ദിവസം കാണാം ശരി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

എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം സുഖമാണ്. നിങ്ങള്ക്ക് സുഖമാണോ? തീർച്ചയായിട്ടും ഇവിടെ സുഖം തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ updation നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ രാജ്യത്തിന്റെയൊക്കെ സ്ഥിതിഗതികളെ കുറിച്ച് ഒക്കെ സംസാരിച്ചല്ലോ നമ്മുക്ക് ഇന്ന്? തീർച്ചയായും സംസാരിക്കാം. Okay നമ്മുടെ ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുട ഈ ഒരു ഒരു അരികൊമ്പൻ എന്ന ഒരു ആന ആനയെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ social media യിലും അതുപോലെ തന്നെ മറ്റും സംസാരം ആയിട്ട് വരുന്നത് താങ്കൾ അതിനെ കുറിച്ച് വല്ലതും അറിയോ? ആ ഞാൻ കേട്ടിട്ടുണ്ട് ഫോണിലും മറ്റും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അരികൊമ്പന്റെ ഇടുക്കിയിൽ അല്ലെ ആ സ്ഥലം?

അവിടെ ഒരുപാട് പ്രയാസങ്ങൾ അരിക്കൊമ്പൻ മൂലം ഉണ്ടായിട്ടുണ്ട് ആഹ് എന്നൊക്കെ കേട്ടിരുന്നു മാത്രം അല്ല അവന്റെ ഓരോ പ്രയാസങ്ങൾ അല്ല ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൊത്തവും അരിക്കൊമ്പനെ ഒതുക്കുവാനും മയക്ക് വെടി വെക്കാനൊക്കെ അഹ് ഗവെർന്മെന്റ് plan ഇട്ടിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആന കൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മക്ക് അല്ലെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തു താമസിക്കുന്ന ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അവർക്ക് ഈ ഒരു അവർക്കു അവരടെ വാസസ്ഥലമായ സ്ഥലത്തു കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ നമ്മൾ ഒരു സ്ഥലത്തു ജീവിക്കുമ്പോൾ അത് അതിനു പറ്റിയ സ്ഥലമായിരിക്കൽ നിർബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ അവരുടെ ആവാസസ്ഥലത്തു നിന്നും അവർക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഈ ഒരു ആനയെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും പക്ഷെ മറ്റൊരു കാര്യം നോക്കുക ആണെങ്കിൽ ആനയെ സംബന്ധിച്ചടുത്തോളം ആനക്ക് ഇതിന്റെ ആവാസസ്ഥലത്തു നിന്ന് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായും തീർച്ചയായും. അതായത് ഇപ്പൊ ആനയുടെ മനുഷ്യർക്ക് മാത്രമാക്കിക്കളയുക എന്ന് പറയുന്നത് ശരിയല്ല കാരണം അതിനെ ആ ആനയും അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയും അവിടെ ജനിച്ചു വളർന്നവനാണ് ഇപ്പോൾ ഞാൻ വിഡിയോസിലും മറ്റും ഒക്കെ കണ്ടിരുന്നു. ആഹ് പത്തു ഇരുപതു വർഷം മുൻപ് ആഹ് കാടിറങ്ങി വന്ന അവന്റെ അമ്മ ചരിഞ്ഞ വിവരം ഒക്കെ അതിനു മുൻപിൽ ആ ചെറിയ ആന വളരെയധികം പ്രയാസപ്പെട്ടു നിക്കുന്ന ഒരു സംഭവം ഒക്കെ എന്നിട്ടു ഇതിനെ പത്തു ഇരുപതു വർഷം അരിക്കൊമ്പൻ ഇത്രയും വലുതായി അവിടെ ആഹ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴും അവന്റെ അമ്മ ചരിഞ്ഞ സ്ഥലത്തു വന്നു അവനെ കടക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ അവുടത്തെയുള്ള പ്രദേശവാസികൾ കാണാറുണ്ട് എന്നൊക്കെ ഒരുപാട് വിഡിയോകൾ ഒക്കെ ഞാൻ കണ്ടു അവനെ കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ ഇപ്പൊ അതിന് അരിക്കൊമ്പൻ വളരെ അധികം fans ഉണ്ട് എന്ന് പറയാം.

എങ്കിൽ പോലും അവിടെ നിന്നും കൊണ്ട് പോയതിനു ശേഷവും അത് ആ ആന തിരിച്ചു അവരുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവാസവ്യവസ്ഥയിലേക്കു തിരിച്ചുവരുമെന്ന് പലവരും പറയുന്നുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നത് എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ചു പറയാൻ ഒന്നും ഇല്ല കാരണം ഇപ്പോൾ അതിനെ അവിടെ നിന്ന് കൊണ്ടുപോയിയെന്നാണ് ഇനി അത് തിരിച്ചുവരുവോ എന്നൊന്നും അറിയത്തില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പറയുക ആണെങ്കിൽ നമ്മുടെ ഈ ആന അതുപോലെ തന്നെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഒരു ജന്തു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആവട്ടെ നമ്മൾ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറിനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു

ഈ അരിക്കൊമ്പൻ എന്ന ആന തീർച്ചയായ്യിട്ടും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ജീവിയുടെ ആവാസവ്യവസ്ഥയായ മറ്റൊരു സ്ഥലത്തു ഒരിക്കലും അത് അതിന് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അവൻ തിരിച്ചു വരും എന്ന് തന്നെ നമ്മുക്ക് വിശ്വസിക്കാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. താങ്കൾ അതുപോലെ തന്നെ ഈ അരിക്കൊമ്പൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ കേട്ടിട്ടുള്ളതാണ് അത് ആഹ് കാടിളകി വന്ന് അവിടെയുള്ള പ്രദേശങ്ങളിലെ വീടുകളിൽ മൊത്തം ഇഷ്ടപെട്ട അരി കട്ട് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവത്രെ അതുകൊണ്ടാണ് അതിനെ

തീർച്ചയായ്യിട്ടും അങ്ങനെ തന്നെയാണ് ഞാനും അറിയുകയുണ്ടായത് മറ്റുള്ള റേഷൻ കടകളും മറ്റും പൊളിച്ചു അതിലുള്ള അരികൾ മാത്രം കട്ടെടുത്തു തിന്നുന്ന ഒരു ഒരു ശൈലിയാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇതിനു കാരണക്കാരൻ ഈ ഒരു ആന ഇങ്ങനെ

അതിനു പ്രത്യേക കാരണം ഇപ്പോൾ മനുഷ്യർ കാടുകകാടുകളിലേക്കു കയറി അവിടെയുള്ള വനങ്ങളും മറ്റും നശിപ്പിച്ചു മൃഗങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവർ നമ്മളെ revenge എടുക്കുന്നു അവർ കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വന്ന് നമ്മുടെ വാസസ്ഥലങ്ങളും മറ്റും കേടു വരുത്തി നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പ്രധാന കാരണം കാരണം അവർക്കും ജീവിക്കണമെന്ന അവരും നമ്മളെ പോലെ തന്നെ ദൈവം പടച്ചൊരു ജീവിയാണ് മനുഷ്യനെ പോലെ തന്നെ ദൈവം പടച്ച ജന്തുക്കളാണ് അവർക്കും അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചു ജീവിക്കാനുള്ള ആഹ് അവകാശം ഇതിനുണ്ട്. മാത്രമല്ല അവരുടെ നാടിന് കാടായ വാസസ്ഥലങ്ങളിൽ പോയി നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരും നമ്മളെ പോലെ തന്നെ കുടുംബമായി ജീവിക്കുന്ന ജന്തുക്കളാണ് അവരുടെ നമ്മുക്കും നമ്മുടെ പോലെ തന്നെ കുടുംബങ്ങളും

ഓരോ റിസോർട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ മുറിക്കുകയും ഒരുപാട് വയലുകൾ നിരത്തുകയും അതുമൂലം അവിടെ സംഭവിക്കുന്നത് ഒരുപാട് വലിയ വലിയ വലിയ പ്രശ്നങ്ങളാണ്. കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ